മഞ്ജിമ, ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. മഞ്ജിമേന്റെ, മഞ്ജിമയുടെ അച്ഛൻ ഒരു തേനീച്ച കൃഷിക്കാരനല്ലേ?

എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ അച്ഛൻ വന്നിട്ട്? 35 വർഷമായി ഈ മേഖലയിലേയ്ക്ക് വന്നിട്ട്.

നിങ്ങൾ പറമ്പിൽ പെട്ടി വച്ചിട്ടുള്ള രീതിയാണോ ഉപയോഗിക്കാറുള്ളത്? ആ. അതെ അതെ. പെട്ടി വച്ചിട്ടുള്ള തേനീച്ച കൃഷിയാണ് നടക്കാറുള്ളത്.

ചെറുതേനീച്ചയും ഞൊടിയൻ തേനീച്ചയുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്.

അതായത് കുറച്ച് അതിശയോക്തി ഉണ്ടെങ്കിലും ആഴത്തിൽ ചിന്തിച്ചാൽ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും. നമ്മൾ കഴിക്കുന്ന പല വസ്തുക്കളും, അതായത് ഭക്ഷണപദാർത്ഥങ്ങളായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ഇതിനൊക്കെ സഹായിക്കുന്ന, അതായത് പരാഗണത്തെ സഹായിക്കുന്നത്തിൽ തേനീച്ചകൾ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട്.

ആ വിവിധതരത്തിലെ തേനീച്ചകൾ നമ്മുടെ, തേനും പൂമ്പൊടിയും കഴിച്ച് ജീവിക്കുന്ന ഷഡ്പദങ്ങളാണ് തേനീച്ചകൾ. ഇവർ വളരെ സുസംഘടിതവും വ്യവസ്ഥാപിതവുമായ കുടുംബജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ഒരു തേനീച്ചക്കുടുംബത്തിൽ

അപ്പോൾ റാണി ഈച്ച ഇവരുടെ, ഈ ഈച്ചകളെ ഏകോപിപ്പിച്ചു നിർത്തുന്നു എന്ന് വച്ചാൽ റാണി ഈച്ച പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം രാസവസ്തുവുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇവരെ പിടിച്ച്, ഏകോപിപ്പിച്ചു നിർത്തുന്നത്.

മുട്ടയിടാനുള്ള കഴിവ് ആർജ്ജിക്കുകയാണ് ചെയ്യുക. ഈ വേലക്കാരി ഈച്ചകൾ ഇടുന്ന ഇത്തരം മുട്ടകൾ വിരിഞ്ഞിട്ട് പ്രത്യുൽപ്പാദന ശേഷിയില്ലാത്ത ആണീച്ചകൾ ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ റാണി ഈച്ചയുടെ ഈ ഒരു അഭാവത്തിൽ വേലക്കാരി ഈച്ച അസ്വസ്ഥരായിട്ടാണ് കാണപ്പെടാറുള്ളത്. അതുപോലെ തന്നെ ഈ ആണീച്ചകളാണ് ശരിക്കും മടിയനീച്ചകളായിട്ട് തേനീച്ചപ്പെട്ടിയിൽ കാണുക. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇണ ചേരൽ പ്രക്രിയയാണ്. അപ്പോൾ ഈ ഓരോ ഈച്ചയ്ക്കും ഓരോ ആയുസ്സും ഉണ്ട്. അതായത് ഓരോ ഈച്ചയ്ക്കും ഓരോ ആയുസായിട്ടാണ്. അതായത് റാണി ഈച്ചകൾ നാലഞ്ചു വർഷത്തോളം ജീവിച്ചിരിക്കും, അതുപോലെതന്നെ വേലക്കാരി ഈച്ചകൾ 65 ദിവസം വരെ ജീവിച്ചിരിക്കും. മടിയനീച്ചകൾ 65 മുതൽ 70 ദിവസം വരെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും തേനീച്ചക്കൂട്ടിലെ തേനീച്ചകളെ കാണുന്നത്. മൂന്നുതരത്തിലുള്ള തേനീച്ചകൾ. അതുപോലെ തേനീച്ച കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ അച്ഛൻ എടുത്തു കൊടുക്കാറുണ്ടോ?

നമുക്കറിയാം പ്രായഭേദമെന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എപികൾച്ചർ എന്നു പറയുന്നത്. അപ്പോൾ ഈ തേനീച്ചകൾ അപകടകാരികളാണോ? തേനീച്ചകൾ അപകടകാരിയാണോ എന്നുവെച്ചാൽ ചില തേനീച്ചകൾ അപകടകാരിയാണ്. കാരണം എന്താണെന്നുവച്ചാൽ പെരുംതേനീച്ച, കോൽതേനീച്ച, അതെല്ലാം അപകടകാരികളായിട്ടുള്ള തേനീച്ചകളാണ്. എന്നാൽ ഞൊടിയനീച്ചകൾ, നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന തേനീച്ചകളെല്ലാം തന്നെ അതിനെ കൃത്യമായി നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു അപകടവുമില്ലാതെ തന്നെ നമുക്ക് തേനീച്ചക്കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അതായത്, ഞൊടിയൻ തേനീച്ചകൾ, ചെറുതേനീച്ചകൾ കുത്തുകയൊന്നും ചെയ്യില്ല. ഞൊടിയൻ തേനീച്ചകൾ ചവിട്ട് നമുക്കറിയാം, ചവിട്ടേറ്റാൽ മാത്രമേ അത് തിരിച്ച് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഏതു ജീവിയാണെങ്കിലും അങ്ങനെതന്നെയാണ്. അതുപോലെതന്നെയാണ് ഈ തേനീച്ചകളും. പക്ഷെ നമുക്ക് അതിനെ സസൂക്ഷ്മം പരിപാലിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിരീതിയാണ് തേനീച്ചക്കൃഷി. ഒരു പെട്ടിയിൽ നമുക്ക് എത്ര തേനീച്ചകളെ വരെ സംരക്ഷിക്കാൻ കഴിയും? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ തേനീച്ചകളിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 മുതൽ 40000 വരെയാണ് തേനീച്ചകൾ കാണുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പുതിയ റാണി ഈച്ച ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? നമ്മൾ എങ്ങനെയാ, ഒരു കൂട്ടിൽ ആ ഒരു കൂട്ടിൽ നമ്മൾ റാണി ഈച്ച ഇല്ലെങ്കിൽ എങ്ങനെയാ നമ്മൾക്ക് അറിയാൻ കഴിയുക?

നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞു, നേരത്തെ വേലക്കാരി ഈച്ചകൾ മുട്ടയിടാതിരിക്കാൻ വേണ്ടി റാണി ഈച്ചകൾ അതിന്റെ പ്രത്യേകതരം ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേലക്കാരി ഈച്ചകൾ അസ്വസ്ഥരായിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആ കൂട്ടിൽ റാണി ഈച്ച ഇല്ലയെന്ന്. അതുപോലെതന്നെ റാണി ഈച്ച, അതായത് പുതിയ മുട്ടകളുടെ അറകൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ, അതുപോലെതന്നെ ഒന്നിൽകൂടുതൽ മുട്ടകൾ ഒരു അറയിൽ കാണപ്പെടുമ്പോൾ, അതുപോലെതന്നെ വേലക്കാരി ഈച്ചകൾ കൂടുതലായിട്ട് ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഈച്ചകൾ ആണ്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ആൺ ഈച്ചകൾ കൂടുതൽ ആയിട്ട് കാണപ്പെടും. അതായത് ഈ വേലക്കാരി ഈച്ചകൾ റാണി ഈച്ച ഇല്ലെങ്കിൽ ആ രാസവസ്തു ഉപയോഗിച്ച് മുട്ടകളിടും. അപ്പോൾ ആ മുട്ടകൾ വിരിഞ്ഞിട്ടാണ് ആൺ ഈച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ ആയിട്ട് ആൺ ഈച്ചകൾ കാണപ്പെടും. അടകൾ കറുത്ത് കാണപ്പെടുന്നത്, തേനും പൂമ്പൊടിയും ശേഖരിക്കാതെ ഇരിക്കുമ്പോൾ എല്ലാം തന്നെ നമുക്ക്, ഒരു കർഷകന്, തേനീച്ചക്കൂട്ടിൽ റാണി ഈച്ച ഇല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞൊടിയൻ ഈച്ചകളെക്കുറിച്ച്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തേനീച്ചകളിൽ ഒന്നാണ് ഞൊടിയൻ തേനീച്ചയും ചെറുതേനീച്ചയും. ഇതിൽ ഞൊടിയൻ ഈച്ചകളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഞൊടിയൻ, ഞൊടിയൻ ഈച്ചകൾ അവരുടെ ഉത്ഭവം എന്നു പറയുന്നത് എന്ന് വെച്ചാൽ ഏഷ്യ ആണ്. ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും നമുക്ക് ഈ തേനീച്ചകളെ കാണാൻ സാധിക്കും. ഓരോ പ്രദേശത്തിന് അനുസരിച്ചും ചില നിറവ്യത്യാസം ആണ് ഉണ്ടാവാറുള്ളത്. അതുപോലെതന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ആണ് കൂടുതൽ ആയിട്ടും നമുക്ക് തേനീച്ചകളെ കാണാൻ പറ്റുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് വെച്ചാൽ ശാന്ത സ്വഭാവക്കാരാണ് ഈ ഞൊടിയൻ തേനീച്ചകൾ.

അതുപോലെതന്നെ കൂട്ടം പിരിയൽ പ്രവണത ഇവരിൽ വളരെയധികം കൂടുതലാണ്. മനുഷ്യനും ആയിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി കഴിയുന്ന ഇത്തരം ഈച്ചകൾക്ക് അങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമെന്ന് ഭയത്താൽ മാത്രമേ നമ്മളെ കുത്താറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടേക്ക് ചെയ്താൽ മാത്രമേ അത് തിരിച്ച് നമ്മളെ ചെയ്യാറുള്ളൂ. പിന്നെ 10 മുതൽ 35 കിലോഗ്രാം വരെ തേൻ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ ഈച്ചകൾ എങ്ങനെയാണ് നടത്തുന്നത്? ഒന്നുകൂടി പറയാമോ? ചോദ്യം ശ്രദ്ധി, കേട്ടില്ല. ഈ ഈച്ചകൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്?

തേനീച്ചക്കൂട്ടിലെ അന്വേഷകർ മാത്രമാണ്. അവര്, മറ്റ് ഈച്ചകൾ എല്ലാംകൂടി ചേർന്ന് ഒരു കൃത്യ സ്ഥലത്തെത്തിയിട്ട് അവിടെ വച്ചിട്ട് തേൻ ശേഖരിച്ച് ഇതുപോലെ ഡാൻസിലൂടെ ഒരു ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഡാൻസ്, സിക്കിൾ ഡാൻസ്, അങ്ങനെ നാലു തരത്തിലുള്ള ഡാൻസ് ഉണ്ട്. ആ നാലു തരത്തിലുള്ള ഡാൻസുകൾ ചെയ്തിട്ടാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. ഈ തേനീച്ചപ്പെട്ടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തേനീച്ചപ്പെട്ടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ആ. തേനീച്ചപ്പെട്ടികൾക്ക് ഭാഗങ്ങൾ എന്ന് പറയുന്നതെന്നുവെച്ചാൽ അതിൻറെ പ്രധാനപ്പെട്ട എല്ലാം, തേനീച്ചപ്പെട്ടിയിലെ ഒരു ഭാഗമാണ് ഈ അട. അതായത് തേൻ എല്ലാം ഇവർ ഉല്പാദിപ്പിച്ച് അതിന്റെ കൂടുകളിലാണ് ശേഖരിക്കുക. ഇത് തേനീച്ചകൾ അടകളിൽ ശേഖരിച്ചിട്ട് ആ അട ആണ് നമ്മൾ മുറിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ തേൻ ഉല്പാദിപ്പിക്കുന്നത്. അതുപോലെതന്നെ തേനീച്ചപ്പെട്ടിക്ക് മേൽഭാഗം ഉണ്ട്. അതിൻറെ അടിഭാഗം, അടിഭാഗം ആണ് നമ്മൾ വൃത്തിയാക്കിയെടുക്കുക. അടിഭാഗം വൃത്തിയാക്കി എടുക്കുന്നു, പിന്നെ എന്താണെന്ന് വെച്ചാൽ അടിപ്പലക, അടിപ്പെട്ടി, മേൽത്തട്ട്, മേൽമൂടി, ചട്ടങ്ങൾ ഇതെല്ലാം തന്നെ തേനീച്ച പെട്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണ്. അതായത് ഒരു തേനീച്ച പെട്ടിയുടെ ഭാഗങ്ങൾ എന്നുപറയുന്നതിൽ അടിപ്പലക എന്നു പറയുന്നത് ഏറ്റവും അടിയിൽ ഉള്ള പലകയാണ്. അത് വൃത്തിയാക്കി അതിൻറെ മുകളിൽ, അതിൻറെ മുകളിൽ ഉണ്ടാകുന്ന എല്ലാ കാലങ്ങൾ എല്ലാ സംഭവങ്ങളും വൃത്തിയാക്കിയിട്ട് അതിന്റെ ബാക്കി ആയിട്ടാണ് അടിപ്പെട്ടി, മേൽത്തട്ട്, മേൽമൂടി ആയിട്ട് ഉണ്ടാവുന്നത്. നാല് തരത്തിലുള്ള അടകൾ ആണ് ഇതിൽ വെച്ചിട്ട് ഇതിൻറെ അകത്ത് ആണ് തേൻ ശേഖരിച്ചിട്ട് ഇവര് ആ തേൻ ആണ് നമ്മൾ മുറിച്ച് എടുക്കുന്നത്. അത് ഈ അടിപ്പെട്ടിയിൽ ആയിരിക്കും. അടി പെട്ടിയിലും മേൽ മേൽത്തട്ടിൽ ഉം ആയിരിക്കും ഈ തേനിൻറെ ഭാഗങ്ങൾ എല്ലാം ശേഖരിച്ചു വയ്ക്കുക. അപ്പോൾ എനിക്കും ഇവിടെ ഒരു തേൻ കൃഷി ആരംഭിക്കണം എന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കൂട് നിർമ്മിച്ച് തേനീച്ചയെ ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്? തേനീച്ച വളർത്തുന്നതിന് നമുക്ക് കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ തേനീച്ച വളർത്തലിനെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ ഇപ്പോൾ വായിച്ചറിയണം. എന്നാൽ മാത്രമേ അതിനെക്കുറിച്ചു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇപ്പോൾ തേനീച്ചക്കൃഷി എല്ലാം ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും. അതെല്ലാം സന്ദർശിക്കുക, എന്നിട്ട് അതിനുവേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൈമരുങ്ങ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും രക്ഷപെടാൻ പറ്റൂ. കാരണം എന്താണെന്നുവച്ചാൽ ഈ തേനീച്ച മുഖത്തിട്ടതിനുശേഷം മാത്രമേ തേനീച്ചകൾ, തേനെല്ലാം എടുക്കാൻ പറ്റുകയുള്ളൂ. ഈച്ചകൾക്ക് വേദന സംഭവിച്ചാലാണ് സാധാരണയായിട്ട് തേനീച്ച കുത്തുന്നത്. അപ്പോൾ നമ്മൾ അവർക്കും നമുക്കും ഒരുപോലെ സംരക്ഷിച്ചുവേണം തേനീച്ചകളെ വളർ, തേനീച്ചകൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെയെന്താണെന്നുവച്ചാൽ ഏറ്റവും നല്ല മാസം ഒക്ടോബർ ഡിസംബർ, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തിലാണ് നമ്മൾ തേനീച്ചക്കൃഷി ആരംഭിക്കേണ്ടത്. അപ്പോൾ ആ തേനീച്ചപ്പെട്ടികൾ, അതായത് അത് അതിന്റേതായ ഫാമുകളെല്ലാം സന്ദർശിച്ച് അവിടെനിന്ന് ആണ് ഈ തേനീച്ചകളെ, തേനീച്ചപ്പെട്ടികളെയൊക്കെത്തന്നെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റെവിടെ നിന്നെങ്കിലും പിടിച്ചു വെക്കുന്ന കോളനിയിലെ റാണിയുടെ പ്രായമോ ആരോഗ്യസ്ഥിതിയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ തേനീച്ചകൾ ഏതാനും ആഴ്ചകൾക്കുശേഷം അതിന് സ്വന്തമായിട്ടൊരു കൂടു നിർമ്മിച്ച് ഈച്ചകളെ പിടിച്ചു വയ്ക്കുന്ന രീതി എല്ലാ പെട്ടികളിലും ഒരേ അളവിലാണ് നിർമ്മിക്കേണ്ടത്. അതായത് ഇപ്പോൾ തേനീച്ച കൃഷി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അതിൻറെ പരിഗണന നൽകേണ്ടത് പൂമ്പൊടിയും തേനിൻറെ ലഭ്യതയും ഒക്കെ വേണം ആദ്യമായിട്ട് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അതായത് എല്ലാ പ്രദേശങ്ങളിലും പൂമ്പൊടി ലഭ്യമാണ്. എന്നാൽ റബ്ബർതോട്ടം ഉള്ള മേഖലകളിലാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് തേൻ ലഭിക്കും. അതായത് റബ്ബറിൽ നിന്ന് എല്ലാം ശേഖരിച്ചാൽ നല്ല, റബറിൽ നിന്ന് എല്ലാമാണ് തേൻ ശേഖരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നെല്ലാം, അവിടെയുള്ള മേഖലകളിൽ നമ്മൾ വെച്ചാൽ 35 കിലോ വരെ നമുക്ക് തേൻ ലഭിക്കും.

പിന്നെ എന്താ പറയുക, അധികവും അവരിക്ക് അതിൻറെ വെളിച്ചത്തിൽ ഇറങ്ങി ഈ കൂടു വിട്ടു പോകും. തേനീച്ചകൾ കൂടു വിട്ടു പോകും. അപ്പോൾ ഈ തേനീച്ചകൾ അതിൻറെ രാത്രികാലങ്ങളിൽ ഈ വാഹനത്തിൻറെ വെളിച്ചത്തിൽ കൂടുവിട്ടു പോയാൽ അത് ദോഷം ആയിട്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വേണം തേനീച്ചപ്പെട്ടി എല്ലാം വയ്ക്കുന്നുണ്ടെങ്കിൽ. പുതുതായിട്ട് തേനീച്ചക്കൂട് സ്ഥാപിക്കുമ്പോൾ പിന്നെ ഈ കോളനികൾ കൊണ്ടു വരുന്നതിനു മുമ്പായിട്ട് കുറച്ചു സെറ്റ് സെറ്റ് ആയിട്ട് ആയിരിക്കും തേനീച്ചകളെ കൊണ്ടുവരിക. അപ്പോൾ അതെല്ലാം തന്നെ നോക്കി എല്ലാ ജോലിക്കാരായ ഈച്ചകളും ആ കൂട്ടിൽ എത്തിയതിനുശേഷം മാത്രമേ അതായത്

തേനീച്ച കോളനികളിൽ അടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മെഴുക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് റബർതോട്ടങ്ങളിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ആയിട്ട് ഉചിതമായി തോന്നുന്നത്. വളരെ നന്ദി മഞ്ജിമ. കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു, വളരെ നന്ദിയുണ്ട്.